ആ ചോറ് കഴിച്ചു. ചോറും, സാമ്പാറും, പപ്പടവും, പിന്നെ മീനും. ദിവസവും രാത്രി ഇതന്നാണോ? ചോറും, സാമ്പാറുമൊക്കെ തന്നാണോ?

അങ്ങനെ ചപ്പാത്തി എനിക്കത്ര താല്പര്യം ഇല്ല.

തടി കൂടുത തടി കൂടുതലാണ്. തടി കുറയ്ക്കാന് ചപ്പാത്തിയാ കഴിക്കുന്നതെന്ന് കേട്ട് അയ്യി എനിക്കത്ര തടിയൊന്നും ഇല്ല. ഞാന്‍ മെലിഞ്ഞു പോയീന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് ആള്‍ക്കാര്. അപ്പൊ അതൊകൊണ്ട് ഞാനങ്ങനെ മെനക്കെട്ടിട്ടില്ല കിട്ടിയാല്‍ എന്തും കഴിക്കുക തന്നെ അല്ലേ?

ഉച്ചയിലെ ഭക്ഷണമൊക്കെ എങ്ങനെ? വീട്ടീന്ന് കൊണ്ടുപോകലോ അല്ലെങ്കില്‍ പൊറത്തുന്നു ഭക്ഷണ ശാലയില്‍ നിന്നും കഴിക്കാലോ?

ആ ചോറും കൊണ്ട് പോകും. പിന്നെ രാവിലത്തെ ബ്രേക്ക്‌ ഫാസ്റ്റ് കൊണ്ടുപോവും.. ആ ഒകെ. അങ്ങനെയാണല്ലേ? ഞാന് ഇതുപോലെ ആദ്യം പൊറത്ത്ന്ന് കഴിക്കണീ ഭക്ഷണമൊക്കെ. പിന്നെ വീട്ടിന്നു കൊണ്ടുപോകാന്‍ തുടങ്ങി. ഒരു സുഹൃത്തിന് പൊറത്ത്ന്ന് ഭക്ഷണം കഴിച്ച് എന്താ പറയ്ക. ആകെ പ്രശ്നമായി. ആ പൊറത്ത്ന്ന് കഴിക്കണ പ്രശ്നാ. സൂക്ഷിക്കണോലോ ലിവറിനു കൊഴുപ്പ് കൂടി ഇപ്പം റെസ്റ്റിലാണ്. ഭയങ്കര

ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാന്‍ നിര്‍ത്തി. ഞാനിപ്പം വീട്ടീന്ന് കൊണ്ട് പോവുകയാണ്. കൊറെയായി കൊറെയായി തൊടങ്ങിയിട്ട്. എന്താ പറയ്ക ഇപ്പം ഉപ്പു കൂടാണ്ട് ഉപ്പും എണ്ണയും ഒന്നും പറ്റാത്ത ഭക്ഷണം. മൂന്നു നേരം കഞ്ഞി. അതൊക്കെയാണ്‌ കഴിക്കല്.

ആദ്യം പുറത്ത് നിന്നെങ്ങനെയാ. ഫാസ്റ്റ് ഫുഡാ ഇങ്ങ കഴിക്കല്.

പിന്നീട് ഇപ്പം ഞാന്വീട്ടിന്നു കൊണ്ടുപോകലാ കഴിക്കല്. ഇപ്പഴ് അങ്ങനെ അധികം ആള്‍ക്കാരും പൊറത്ത് നിന്നാ കഴിക്കല്. നല്ലതൊന്നുമല്ലല്ലോ.

ചപ്പാത്തി ഉപ്പക്കു മാത്രം. ഞാനിവിടെ ചോറ്. ചപ്പാത്തി ഇജ്ജ് തിന്നാല് മെലിയുമെന്നു പറഞ്ഞു ചോറ് തരില്ല. ചപ്പാത്തി കഴിക്കുന്നതാണ് ശരിക്കും നല്ലതെന്നാണ് കേള്‍ക്കുന്നത്. രാത്രി ഇങ്ങനെ ചോറൊന്നും കഴിക്കാന്‍ പാടില്ലെന്നാണ്. ആ എന്താണ്ടൊക്കെ ഓരോരുത്തര് പറയുന്നുണ്ട്. എപ്പളാ കെടക്കല്? കെടക്കല് ഒരു പന്ത്രണ്ടു മണിയൊക്കെ ആവുമ്പം. എന്താണ് ഭക്ഷണത്തെ കുറിച്ച് ഇപ്പം ഭക്ഷണം കഴിക്കണം എന്നാ അന്‍റെ ഒരു നിഗമനം. എപ്പളാണ് കഴിക്കണ്ടത്. എങ്ങനത്തെ ഭക്ഷണം കഴിക്കണ്ടേന്നാ. എങ്ങനെയാ? ഫുള്‍ഡേ ആണോ? അല്ലെങ്കില്‍ രാത്രിയില്‍ സമയം മാത്രമാണോ? അല്ല. ഇപ്പോ എങ്ങനെ ഒരാളുടെ ഭക്ഷണരീതി എങ്ങനെ വേണം ശരിക്കലും.

അങ്ങനെയാണല്ലേ. എന്‍റെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ്. പൊറത്ത് നിന്നു ഭക്ഷണംഇപ്പൊ ഓരോത്തരു കഴിച്ചു ഓരോ അസുഖങ്ങളും,, കാര്യങ്ങളും ആണ്. പണ്ട് ഒന്നും ഇത്ര അസുഖങ്ങളും, കാര്യങ്ങളും ഒന്നും ഇല്ലേനി. ഇപ്പം എന്താ പറയുകഅരയ്ക്കും. വേണ്ടാ ഇപ്പം പലരും പൊറത്ത് നിന്നുള്ള ഭക്ഷണം ഒക്കെ കഴിച്ചു കൊഴുത്ത് തടിച്ചു കുറെ അസുഖങ്ങളും ആയി എന്താ പറയുക അസുഖങ്ങളായിട്ട് ഇങ്ങ നെ കിടക്കുകാ. അത് പുറമേ നിന്നു ഒരുപാട് ഭക്ഷണങ്ങള്‍ പുതിയതായിട്ട് വരുന്നുണ്ട്.

അതിലേക്കൊക്കെ ആകര്‍ഷിക്കപ്പെടുന്നുണ്ട് ഒരുപാട് ആള്‍ക്കാര്. അപ്പൊ എല്ലാരും അതിലേക്കാണ് പോകുന്നത്. അതാണ് കഴിക്കുന്നത്. അപ്പൊ അതിന്‍റേതായ കേടുപാടുകള്‍ സംഭവിക്കുന്ന ആള്‍ക്കാരും ഉണ്ട്. സദ്യ എന്ന് പറയുമ്പോ സത്യായിട്ടും കൊതിയാവുക. കൊറെയായി കഴിച്ചിട്ട്. സദ്യയും പായസവും, പപ്പടവും ഒക്കെ അങ്ങട് കൂട്ടിട്ട്.

ഇവിടത്തെ സദ്യയൊക്കെ കഴിക്കണോന്നുണ്ടെങ്കില് ഓണമൊക്കെ വരണം. എന്നലാണ് സദ്യയൊക്കെ കഴിക്കാന്‍ പറ്റുക അല്ലേ വീട്ടിലൊണ്ടാക്കണം. ആര്‍ക്കാ നേരം ഒണ്ടാക്കാന്. ആ വീടിലിരുന്നിപ്പോ ഉണ്ടാക്കിട്ടു ഇപ്പം കഴിക്കലൊണ്ടാവില്ല

വീട്ടി വര്‍ഷത്തില് ഓണം വന്നാല് സദ്യ ഓണവും, വിഷുവുമൊക്കെ വരേണ്ടി വരും ഭക്ഷണം കഴിക്കാന്‍. ഒക്കെ പണ്ടിങ്ങനെ ഒണ്ടാക്കാല്‍ ഉണ്ടായിരുന്നു. ഇപ്പം ടൈമൊന്നും ഇല്ല. ഭയങ്കര തിരക്കും, കാര്യങ്ങളുമായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാന്‍ ഇടയ്ക്ക് മറന്നു പോന്ന അവസ്ഥയിലാ.

ഓ, എല്ലാവര്‍ക്കും ഒരു എന്താ പറയ്ക ടൈമിംഗ് ടൈമിംഗ് ഫുഡിന്‍റെ കാര്യത്തിലും ടൈമിംഗ് ഭയങ്കര ഇമ്പോര്‍ട്ടന്‍റ് ആണ്.

ആ ഒരു സമയത്ത് കഴിക്കണം. അപ്പൊ അത് പലേരും തെറ്റിക്കുന്നുണ്ട്‌. രാവിലെ രാവിലെ കഴിക്കേണ്ടത് ഉച്ചയാവാന്‍ നേരം കഴിക്കുക. , ഉച്ചക്ക് കഴിക്കേണ്ടത് വൈകുന്നേരം കഴിക്കുക. രാത്രി ലേറ്റായിട്ട് കഴിക്കുക. അതൊക്കെ പ്രശ്നമാണ്. അങ്ങനെ പലരും ഇപ്പം ആ ഒരു ഇതില് കഴിക്കുന്നുണ്ട്. ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഭക്ഷണം എന്തെങ്ങാനും കഴിക്ക്.